ഇത് സ്കൂൾ ബസ് ഇടാനുള്ള ഒരു ഷെഡാണെന്നാണ് തോന്നുന്നത്.

കുപ്പിക്കണക്കിനുമൊക്കെ അടുക്കി അടുക്കി വച്ചിരിപ്പുണ്ട് ഇപ്പറത്ത് മാറി ഒര് സ്വിച്ച് ബോർഡ് കാണപ്പെടുന്നു.

അതിൻ്റെ ഫ്രണ്ടിലായിട്ട് റോഡ് പോയിട്ടുണ്ട് നല്ല നീല ആകാശം നല്ല രീതിയിൽ കാണപ്പെടുന്നുണ്ട്.

പണ്ടത്തെ മോഡൽ ഇലുള്ള ഒരു കെട്ടിടമാണ് കാണപ്പെടുന്നത് ഫ്രണ്ട് ഇൽ നിറയെ പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.

ഇത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണെന്നാണ് തോന്നുന്നത്.

ഇതിന് സൈഡിലായിട്ട് ഒരു മഞ്ഞ കളർ പെയിൻ്റടിച്ച് നെയിം ബോർഡ് വെച്ചി ട്ടൊള്ളൊരു കെട്ടിടം കാണപ്പെടുന്നു.

ഇപ്പറത്ത് മാറി ഒരു കെട്ടിടം കാണപ്പെടുന്നു ഓടിട്ട കെട്ടിടമാണ്.